ആഹ് ഞാനൊരു നല്ലൊരു book അഖിലിന് suggest ചെയാം. പഴയൊരു book ആണ്. ബഷീറിന്റെ എൻ്റെ ഉപ്പൂപ്പാക്കൊരാനേണ്ടായിരുന്നു. വായിച്ചുനോക്കിക്കോ. വളരെ രസവുള്ളൊരു novel ആണ്. തീർച്ചയായും തീർച്ചയായിട്ടും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭാഷണമായിരുന്നു വിദ്യാഭ്യാസത്തെക്കുറിച്ച്. എന്തായാലും നന്ദി. ഹും thank you.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

നമുക് മനസിലാക്കാം പണ്ടാരോ പറഞ്ഞത് പോലെ നല്ല കുട്ടികൾ നല്ല പിതാക്കളുടെ പൊരുൾ ആണ് അവ അവരാണ് മാതാക്കളും പിതാക്കളുമാണ് നല്ല കുട്ടികൾ